അതെ ഞാനിവിടെ പാടത്ത് ആയിരുന്നു പാടത്ത്, ആഹ്

അപ്പോ എന്തായാലും നെല്ലൊക്കെ എടുക്കുന്ന കാലാണല്ലോ? ആഹ് ആഹ് നെല്ല് എന്താണവിടെ നെല്ലിൻറെ ഒക്കെ ഒരു വിളവെടുപ്പ് എങ്ങനെയാണ് നെല്ലുണ്ടോ?

ആഹ് നമ്മുടെ നെല്ലറയുടെ നാടല്ലേ പാലക്കാട്. അപ്പോ ആ ഒരു രീതിയിലന്നെ ഉപ്പാക്ക് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ

പച്ചക്കറി പോലുള്ള കൃഷികൾ ചെയ്യാറുള്ളത്. അപ്പോ ഇതിങ്ങനെ ചെയ്യും ശേഷം ഏഹ് നമ്മടെ നമ്മുടെ നാടുകളിലന്നെ കേറ്റി വിടുകയാണ് ചെയ്യാറുള്ളത്.

അത് മറ്റു സംസ്ഥാനങ്ങളിലേക്കൊന്നും പോവാറ് കുറവാണ് കാരണം

ഏറ്റവും കൂടുതല് വലിയ രീതികളില് കൃഷി ചെയ്യണതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ

രണ്ട് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നിരീക്ഷിച്ചാൽ മനസ്സിലാകും ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാട്

ആ ഒരു രീതിയില് തമിഴ്നാട് തന്നെ ആയിരിക്കും. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള കയറ്റുമതി ഈ കേരളത്തിലേക്ക് വരാറുണ്ടെങ്കിലും ഞങ്ങള് സ്വാഭാവികമായിട്ടും ഞങ്ങടെ കുടുംബക്കാരൊക്കെ ഈ ഞങ്ങടെ കുടുംബക്കാർ പൊതുവേ ആഹ് പരമ്പരാഗതമായ കൃഷിക്കാരാണെന്നുണ്ടെങ്കിലും ഞങ്ങള് ചെയ്യാറുള്ളത് നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ അത് വിതരണം ചെയ്തു വിക്കുക അതിൽനിന്നും ബിസിനസ് ചെയ്തു ഏഹ് ജീവിതമാർഗം കണ്ടെത്താന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടില് കൃഷികൾ ഒന്നും ചെയ്യാറില്ലേ ഉമ്മ ഉപ്പയ്ക്ക്

ആഹ് വല്യുപ്പ ഉപ്പ എൻറെ ഉപ്പ ആഹ് മാഷാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ലാതെ പിന്നെ വീടിൻറെ സൈഡിലൂടെ ഓരോ

വല്യുപ്പ പിന്നെ ഒരുപാട് വർഷമായി ഒരുപാട് നമ്മളെപ്പോലെ സ്ഥലം എടുത്തിട്ട് അവിടെന്തു ചെയ്യുന്നു എല്ലാ കൃഷികളും അങ്ങനെ ഏഹ് നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കടകളിലും നമ്മുടെ നാട്ടിലുള്ള കടകളിലും കൊടുക്കും പിന്നെ അത് തന്നെ തൃശ്ശൂരിലൊരു കട പറഞ്ഞേച്ചിരുന്നു. കടയില് അവരിക്കുള്ള എല്ലാ പച്ചക്കറികളും നമ്മളാ എത്തിച്ചുകൊടുക്കുക. എല്ലാവിധ ആഹ് പച്ചക്കറിയും പഴാണെങ്കിലും എല്ലാ പച്ചക്കറികളും ഇവിടുന്നാണ് എത്തിച്ചുകൊടുക്കുക. അപ്പോ അതൊരു നല്ലൊരു മുന്നേറ്റായിട്ടാണ് കാണണത്. എന്താന്ന്വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് അവർക്കൊക്കെ സാധനങ്ങളെത്തിക്കാൻ പറ്റണ്ടെന്നുള്ളതാണല്ലോ. പിന്നെ നെല്ല് കൃഷി നമ്മൾ ആലോചിക്കുന്നത് നമുക്ക് അതിന്റേതായ കാര്യങ്ങളും പിന്നെ ആ ഫ ഏഹ് അത്രയും ഫണ്ടും കാര്യങ്ങളുമൊക്കെ ഓരോന്നിനുള്ള ഫണ്ടും

അതെ അതെ അതെ നമ്മുടെ പഞ്ചായത്തുകളൊക്കെ കൃഷിക്ക് നല്ല പ്രാമുഖ്യം നൽകുന്നുണ്ടെന്ന് തന്നെയാണ് ഇപ്പോ എന്റുമ്മാടെ വീട്ടിൽ എന്റുമ്മാടെ വീട് മലപ്പുറം ജില്ലയില് വള്ളുവമ്പ്രത്താണ്. അപ്പോ ആഹ് അവിടുത്തെ എന്ന് പറഞ്ഞാൽ പൂക്കോട്ടൂർ പഞ്ചായത്താണ്. പൂക്കോട്ടൂർ പഞ്ചായത്ത് കൃഷിക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രാമുഖ്യം മുൻഗണന നൽകുന്നുണ്ട്. ഏകദേശം വീടുകളിൽ വരെ കൃഷി ചെയ്യട്ടെ എന്നുള്ളൊരു പദ്ധതിയിലൂടെയാണ് പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനായി തന്നെ എന്താ പറയുക ചെറിയചെറിയ ആഹ് ഒരു ആഹ് എന്താ പറയുക പ്ലാൻ ബാഗ്‌സെന്ന് പറയും. ആഹ് ചെറിയ ചെറിയ രീതിയിലുള്ള കൃഷികൾ ചെയ്യാൻ പറ്റുന്ന വീടിനുമുകളിലും അപ്പൊ എൻറെ ഉമ്മൂമ്മ അതോടെ വീടിനുമുകളില് ഈ രീതിയിലുള്ള കൃഷികളൊക്കെ ചെയ്യാറുണ്ട്. ഇതില് മണ്ണ് നിറയ്ക്കുക ഞങ്ങളൊക്കെ പോകുമ്പോ അതില് മണ്ണ് നിറയ്ക്കും അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ ചെറിയ രീതിയിലുള്ള തക്കാളി, വെണ്ടയ്ക്ക ആ ഒരു ആ രൂപേണയുള്ള ഏഹ് കൃഷികളൊക്കെയാണ് വീടിനുമുകളില് വലിയ രീതിയിൽ ചെയ്യാറുണ്ട് അപ്പോ ഈ വലിയ അല്ല വിശാല രീതിയിലുള്ള ഏഹ് എന്താ പറയുക വീടിൻറെ ടെറസ് ഭാഗങ്ങളുള്ള ആളുകളൊക്കെ വലിയ രീതിയിലുള്ള കൃഷികളൊക്കെ ചെയ്യാറുണ്ടെന്നുള്ളത് തന്നെയാണ്. ഇങ്ങനത്തെ കൃഷികള് ചെയ്താൽ ഉള്ള ഉപകാരം എന്താന്നുവെച്ചാൽ ചിലപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ നമ്മുടെ തമിഴ്നാട്ടിൽനിന്ന് അങ്ങനെ പല പല സംസ്ഥാനങ്ങളിൽനിന്ന് കേറ്റി അയക്കുന്ന ഏഹ് ഭക്ഷണങ്ങളായാലും ആയാലും എല്ലാം തീർത്തും എന്താ പറയുക മരുന്നടിച്ചിട്ട് ഇപ്പൊ ങ്ങള് ചെറിയ ചെറിയ വിഷത്തിൻറെ അംശങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ചൂടുവെള്ളത്തിലിട്ടിട്ട് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്നു പറയുന്നത് അപ്പൊ ഈയൊരു രീതിയില് നമ്മുടെ വീടുകളിലന്നെ കൃഷി ചെയ്യാണെന്നുണ്ടെങ്കില് തീർത്തും ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഏഹ് നമ്മുടെ എന്താ നമ്മുടെ നല്ലൊരു പരമ്പര നമ്മുടെ കുട്ടികൾക്കും ആഹ് ഇനി വരാൻ പോകുന്ന പരമ്പരയ്ക്കും എത്ര അത് വലിയൊരു മാതൃക തന്നെ ആയിരിക്കും.

ഏഹ് സംരക്ഷിക്കാൻ സാധിക്കും. അപ്പോ ഈ അടുത്ത് രണ്ടുമൂന്നു കൊല്ലം മുമ്പ് ഏഹ് വളരെയധികം ഭീതി ജനാർ ഏഹ് ഭീതിജനകമായിട്ട് മുന്നേറിയ രോഗമായിരുന്നു നിപ്പ വൈറസ് എന്നുള്ളത്. അപ്പോ നിപ്പ വൈറസിന് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. പച്ചക്കറിയിൽ നിന്നുള്ള വവ്വാലിൻറെ ഏഹ് ചെറിയ ചെറിയ ഏഹ് എന്താ പറയുക വൈറസുകൾ കൊണ്ടൊക്കെയാണ് ഈ രോഗം പടർത്തണന്നുള്ളത്. എന്നാൽ ഈയൊരു ഏഹ് അത് അതിലൊരുപാട് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഇതിനൊരു യാതൊരുവിധ കൊടുക്കാത്ത രീതിയിലാണ് ഏഹ് പൂക്കോട്ടൂർ പഞ്ചായത്ത് അവിടുത്തെ പ്രോജക്ട്സ് ഒക്കെ നീക്കൊണ്ടിരിക്കുന്നത്. വീടുകളിൽ തന്നെ സ്വന്തം ഉണ്ടാക്കുക അത് സ്വന്തമായി പാകംചെയ്ത കഴിക്കുകാന്നുള്ള രീതിയിലുള്ള പ്രോജക്ട്സ് ഒക്കെയാണ് അവിടെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ പ്രോജക്ടുകള് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോ ഞാനൊരു തിരക്കിലാണ് പിന്നെ വിളിക്കാം.